മൂലം പ്രതിവര്‍ഷം ഏഴ് ദശലക്ഷം മരണങ്ങള്‍ സംഭവിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകള്‍ സൂചിപ്പിക്കുന്നത്. കൂടാതെ, ആഗോള ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ലോകാരോഗ്യസംഘടനയുടെ മാര്‍ഗനിര്‍ദ്ദേശ പ്രകാരം മലിനമെന്നു രേഖപ്പെടുത്തിയ വായുവാണ് ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. താഴ്ന്ന അല്ലെങ്കില്‍ ഇടത്തരം സാമ്പത്തിക നിലയിലുള്ള രാജ്യങ്ങളാണ്‌ ഇതിന് ഏറ്റവും വിധേയമാകുന്നത് എന്ന് ലോകാരോഗ്യസംഘടന വ്യക്തമാക്കുന്നുണ്ട്. ശുദ്ധമായ വായു ശ്വസിക്കാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ ശാരീരിക പ്രവര്‍ത്തനങ്ങള്‍ മാത്രമല്ല അവതാളത്തിലാകുന്നത്. മലിനമായ വായു ശ്വസിക്കുന്നതിലൂടെ ഹൃദ്രോഗം, പക്ഷാഘാതം, പ്രമേഹം

മലിനമായ വായു ശ്വസിച്ചാല്‍ നിരവധി ആരോഗ്യപ്രശ്നങ്ങള്‍ ഉണ്ടാകും. എന്നാല്‍ അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങള്‍ ഒഴിവാക്കാന്‍ ചെയ്യേണ്ട ചില കാര്യങ്ങള്‍ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അന്തരീക്ഷം വളരെയധികം മലിനമായിരിക്കുകയാണ്. നമുക്ക് ജീവിക്കുന്നതിന്‌ ആവശ്യം വേണ്ടതായ വായു, ജലം, ഭക്ഷണം എന്നിവ പോലും മാലിന്യ വിമുക്തമല്ല. വാഹനങ്ങളില്‍ നിന്നും, വ്യവസായ സ്ഥാപനങ്ങളില്‍ നിന്നുമുള്ള കരിയും, പുകയും അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തുന്നു. കൂടാതെ, മനുഷ്യന്‍ വലിച്ചെറിയുന്ന പച്ചക്കറികളുടെയും മത്സ്യ മാംസാദികളുടെയും അവശിഷ്ടങ്ങള്‍ ചീഞ്ഞളിഞ്ഞ് അന്തരീക്ഷത്തില്‍ ദുര്‍ഗന്ധം പരത്തുന്നു. ഇവ വായു മലിനീകരണത്തിന് ഇടയാക്കുന്നു എന്ന് മാത്രമല്ല, പലവിധ രോഗങ്ങള്‍ പരത്തുകയും ചെയ്യുന്നു.

കണികകള്‍, ജൈവ തന്മാത്രകള്‍, മറ്റു ദോഷകരമായ വസ്തുക്കള്‍ എന്നിവയുടെ മിശ്രിതം കാരണം പരിസ്ഥിതിയിലെ ശുദ്ധവായു അനുദിനം മലിനമായി കൊണ്ടിരിക്കുകയാണ്. അത്തരം മലിനമായ വായു

വായു മലിനീകരണം. അന്തരീക്ഷത്തിലെ വായുവില്‍ ദോഷകരവും, വിഷലിപ്തവുമായ വസ്തുക്കളുടെ വര്‍ധിച്ചു വരുന്ന സാന്ദ്രത അന്തരീക്ഷമലിനീകരണത്തിനു കാരണമാകുന്നു. വിവിധ മനുഷ്യ പ്രവര്‍ത്തനങ്ങളില്‍ നിന്ന് പുറത്തു വരുന്ന വിവിധ വിദേശകണങ്ങളും, വിഷ വാതകങ്ങളും, മറ്റു മലിനീകരണങ്ങളും, മാലിന്യങ്ങളും ശുദ്ധവായുവിനെ ബാധിക്കുന്നു. ഇത് മനുഷ്യര്‍, മൃഗങ്ങള്‍, സസ്യങ്ങള്‍ തുടങ്ങിയ ജീവജാലങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. വായുമലിനീകരണ തോത് വിവിധ സ്രോതസ്സുകളില്‍ നിന്ന് പുറത്തുവിടുന്ന മല്‍മാലിന്യങ്ങളുടെ തരത്തെയും അളവിനേയും ആശ്രയിച്ചിരിക്കുന്നു. നിര്‍മ്മാണ പ്രക്രിയയും, ഭൂപ്രകൃതിയും കാലാവസ്ഥാ സാഹചര്യങ്ങളും മലിനീകരണത്തിന്‍റെ വ്യാപനം സാന്ദ്രതയും വര്‍ദ്ധിപ്പിക്കുന്നു. ആയതിനാല്‍ വ്യാവ്യവസായങ്ങളില്‍ നിര്‍മ്മാണ പ്രക്രിയയില്‍ ഉപയോഗിക്കുന്ന വിവിധ അസംസ്കൃത വസ്തുക്കള്‍ ദോഷകരമായ വാതകങ്ങളുടെ ഉദുമനത്തിന്‍റെ തരവും, അളവും വര്‍ദ്ധിപ്പിക്കുന്നു. വര്‍ധിച്ചു വരുന്ന ജനസാന്ദ്രത കൂടുതല്‍ വ്യവസായ വല്‍ക്കരണത്തിന്‍റെ ആവശ്യകത ഉണ്ടാക്കുന്നു. ഇത് ആത്യന്തികമായി വായുമലിനീകരണത്തിനു കാരണമാകുന്നു. ഹാനികരമായ ദ്രാവക തുള്ളികള്‍, ഖര കണികകൾ, വിഷ വാതകങ്ങള്‍, carbon oxide ഉകള്‍, halogenitde . non halogenide hydro carbon ഉകള്‍, nytrogen, sulpher വാതകങ്ങള്‍, suspent ചെയ്ത അജൈവ കണികകള്‍, അജൈവ organic acid ഉകള്‍, bacteria, virus ഉകള്‍, കീടനാശിനികള്‍ മുതലായവ

എന്നിങ്ങനെ രണ്ടു തരം വായുമലിനീകരണ സ്രോതസുകള്‍ ഉണ്ട്. അഗ്നിപര്‍വ്വതസ്ഫോടനങ്ങള്‍, അഗ്നിപര്‍വ്വതങ്ങള്‍, ചാരം, carbon dioxide, പുക, പൊടി, മറ്റു വാതകങ്ങള്‍ പുറത്തു വിടുന്നു. മണല്‍, പൊടി കടലില്‍ നിന്നും, സമുദ്രത്തില്‍ നിന്നും spray ചെയ്യുന്ന ലവണങ്ങള്‍, മണ്ണിന്‍റെ കണികകള്‍, കൊടുങ്കാറ്റുകള്‍, കാട്ടുതീ, cosmic കണികകള്‍ എന്നിവയാണ് വായുമലിനീകരണത്തിന്‍റെ ചില സ്വാഭാവിക ഉറവിടങ്ങള്‍. കിരണങ്ങള്‍, ചിന്ന ഗ്രഹ വസ്തുക്കളുടെ സ്ഫോടനം, ധൂമകേതുക്കള്‍, പൂമ്പൊടി, ധാന്യങ്ങള്‍, ഫംഗസ്, വൈറസുകള്‍, മുതലായവ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. എഴുപത്തിയെട്ടു ശതമാനം nitrogen ഉം, ഇരുപത്തിയൊന്നു ശതമാനം oxygen ഉം, മറ്റു എല്ലാ വാതകങ്ങളുടെയും ഒരു ശതമാനം ഉള്ള വായുവും ഭൂമിയിലെ ജീവനെ പിന്തുണയ്ക്കുന്നു. വാതകങ്ങളുടെ പതിവ് ശതമാനവും അവയുടെ ഘടനയും നിലനിര്‍ത്തുന്നതിന് വിവിധ പ്രക്രിയകള്‍ നടക്കുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന് പ്രകൃതിദത്ത ഉറവിടങ്ങള്‍ ഉണ്ടാകാം. ഉദാഹരണത്തിന് അഗ്നിപര്‍വ്വതസ്ഫോടനം, ഊർജ്ജോല്പാദനം, മാലിന്യസംസ്കരണം, ഗതാഗതം, വനനശീകരണം, കൃഷി തുടങ്ങിയ മനുഷ്യനിര്‍മ്മിതപ്രക്രിയകളുടെ വാതക ഉല്പഉപോത്പന്നങ്ങളാണ് പ്രധാന വായുമലിനീകരണം. വായു പ്രധാനമായും oxygen ഉം, nitrogen ഉം ചേര്‍ന്നതാണെങ്കിലും മനുഷ്യരാശി മലിനീകരണത്തിലൂടെ അനേകം വാതകങ്ങളുടെ അളവ് വര്‍ദ്ധിപ്പിക്കുകയും ചില സന്ദര്‍ഭങ്ങളില്‍ അന്തരീക്ഷത്തിലേക്ക് പൂര്‍ണ്ണമായും പുതിയ വാതകങ്ങള്‍ പുറപ്പെടുവിക്കുകയും ചെയ്തു. നഗരങ്ങളിലും, ഗ്രാമപ്രദേശങ്ങളിലും വായുമലിനീകരണം മോശം വായുവിന് കാരണമാകും. ചില വായുമലിനീകരണങ്ങള്‍ ആളുകളെ രോഗികളാക്കുന്നു. ശ്വാസതടസ്സം ഉണ്ടാക്കുകയും cancer ഇനുള്ള സാധ്യത വര്‍ദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചില വായുമലിനീകരണങ്ങള്‍ സസ്യങ്ങള്‍ക്കും, മൃഗങ്ങള്‍ക്കും, അവ ജീവിക്കുന്ന ആവാസവ്യവസ്ഥകള്‍ക്കും ഹാനികരമാണ്. പ്രതിമകളും, സ്മാരകങ്ങളും കെട്ടിടങ്ങളും acid മഴയുടെ രൂപത്തില്‍ അന്തരീക്ഷമലിനീകരണത്താല്‍ നശിപ്പിക്കപ്പെടുന്നു. ഇത് വിളകള്‍ക്കും വനങ്ങള്‍ക്കും കേടുപാടുകള്‍ വരുത്തുന്നു. തടാകങ്ങളും, അരുവികളും, മത്സ്യങ്ങളും, മറ്റു സസ്യങ്ങളും, മൃഗങ്ങൾക്കും

മനുഷ്യനിര്‍മ്മിത വിഭവങ്ങള്‍ സൃഷ്ടിക്കുന്ന വായുമലിനീകരണം ഭൂമിയുടെ അന്തരീക്ഷത്തെയും മാറ്റുന്നു. ഇത് ozone പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യനില്‍ നിന്നുള്ള കൂടുതല്‍ ദോഷകരമായ വികിരിണം അനുവദിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകങ്ങള്‍ താപത്തെബഹിരാകാശത്തേക്ക് തിരികെ പോകുന്നതില്‍ നിന്ന് തടയുകയും ആഗോള ശരാശരി താപനില ഉയരാനിടയാക്കുകയും ചെയ്യുന്നു.

പാരിസ്ഥിതികസന്തുലിതാവസ്ഥ തകരുകയും ചെയ്യുമ്പോള്‍ വായുമലിനീകരണം സംഭവിക്കുന്നു. ഓരോ വര്‍ഷവും ദശലക്ഷക്കണക്കിന് ton വാതകങ്ങളും, കണിക പദാര്‍ത്ഥങ്ങളും വായുവിലേക്ക് പൊറന്തള്ളപ്പെടുന്നു. മാലിന്യങ്ങള്‍ പ്രാഥമിക വായുമലിനീകരണ അത് മാലിന്യങ്ങള്‍ അത് നേരിട്ട് വായുവിലേക്ക് വിടുന്നു. അവയെ SPM എന്ന് വിളിക്കുന്നു. അഥവാ Suspended Particulate Matter ഉദാഹരണത്തിന് പുക, പൊടി, ചാരം, sulpher ox sulpher oxide, nitrogen oxide, radio active സംയുക്തങ്ങള്‍ തുടങ്ങിയവ.

Carbon dioxide, hi hydrogen sulfide, hi sulfur dioxide, hydrogen oxide തുടങ്ങിയവയാണ് പ്രധാന വാതക വായുമലിനീകരണം. അഗ്നിപര്‍വ്വതസ്ഫോടനങ്ങള്‍, കാട്ടുതീ, പൊടിക്കാറ്റുകള്‍ തുടങ്ങിയവയാണ് പ്രകൃതിദത്ത ഉറവിടങ്ങള്‍. മനുഷ്യ നിര്‍മ്മിത സ്രോതസുകളില്‍ വാഹനങ്ങള്‍, വ്യവസായങ്ങള്‍, മാലിന്യങ്ങള്‍, ഇഷ്ടികചൂളകള്‍ എന്നിവയില്‍ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങള്‍ ഉള്‍പ്പെടുന്നു.

ആറു മുതല്‍ ഏഴ് മണിക്കൂര്‍ വരെ ozone ഉമായിസമ്പർക്കം പുലർത്തുമ്പോൾ ആളുകള്‍ ശ്വാസകോശസംബന്ധമായ വീക്കം അനുഭവിക്കുന്നു. രോഗ പ്രതിരോധവ്യവസ്ഥ, endocrine, പ്രത്യുല്‍പാദന സംവിധാനങ്ങള്‍ എന്നിവയെ നശിപ്പിക്കുന്നു. ഉയര്‍ന്ന അളവിലുള്ള വായുമലിനീകരണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ ഉയര്‍ന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വായുവിലേക്ക് വിടുന്ന വിഷരാസവസ്തുക്കള്‍ സസ്യജന്തുജാലങ്ങളെ വളരെയധികം ബാധിക്കുന്നു. വായുമലിനീകരണം മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധനടപടികള്‍, അസംസ്കൃത വസ്തുക്കള്‍, ജലഊര്‍ജ്ജം, മറ്റു വിഭവങ്ങള്‍ എന്നിവ കൂടുതല്‍ കാര്യക്ഷമമായി ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് മലിനീകരണം തടയാം. അപകടകരമായവയ്ക്ക് പകരം ദോഷകരമല്ലാത്ത പദാര്‍ത്ഥങ്ങള്‍ നല്‍കുമ്പോള്‍ വിഷപദാര്‍ത്ഥങ്ങള്‍ ഉത്പാദന പ്രക്രിയയില്‍ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോള്‍ മനുഷ്യന്‍റെ ആരോഗ്യം സംരക്ഷിക്കാനും, സാമ്പത്തിക വിഷയം ശശക്തിപ്പെടുത്താനും കഴിയും. മലിനീകരണം കുറയ്ക്കാന്‍ car pooling പൊതു ഗതാഗത പ്രോത്സാഹനം, smoking അവഗണന, fossil ഇന്ധനങ്ങളുടെ നിയന്ത്രിത ഉപയോഗം, ഊര്‍ജ്ജം ലാഭിലാഭിക്കുക, ജൈവകൃഷി പ്രോത്സാഹനം എന്നിവയിലൂടെ സാധിക്കും.